C Cലെ അരിത്മെറ്റിക് ഓപ്പറേറ്റർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റർസ് സങ്കലനം ഉദാഹരണം ab
വ്യവകലനം ഉദാഹരണം a ബ്
ഹരണം ഉദാഹരണം aബ്
ഗുണനം ഉദാഹരണം ab
മോഡുലസ് ഉദാഹരണം ab
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461
ഒരു C പ്രോഗ്രാമിന്റെ സഹായത്തോടെ ഈ ഗണിത ക്രിയകളെ കുറിച്ച് വിശദീകരിക്കാം
പ്രോഗ്രാം നേരത്തേ എഴുതിയിട്ടുണ്ട്
എഡിറ്റർ തുറന്ന് കോഡ് വിശദീകരിക്കാം
ഇതാണ് അരിത്മെറ്റിക് operatorsനായുള്ള C പ്രോഗ്രാം
ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും നിർവചിക്കുകയും ചെയ്യുന്നു
അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ aക്ക് 5 എന്ന മൂല്യം നല്കുന്നു
bക്ക് 2 എന്ന മൂല്യം നല്കുന്നു
അഡിഷൻ ഓപ്പറേറ്റർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം
സി aയുടെയും bയുടെയും തുക ഉൾകൊള്ളുന്നു
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് aയുടെയും bയുടെയും തുക സ്ക്രീനിൽ കാണിക്കുന്നു
ഇവിടെ 160 ഡോട്ട് 2ഫ് ദശാംശത്തിന് ശേഷം രണ്ട് അക്കങ്ങൾ കാണിക്കുന്നു
അടുത്ത സ്റ്റേറ്റ്മെന്റിൽ aയുടെയും bയുടെയും ഗുണന ഫലം c ഉൾകൊള്ളുന്നു
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് aയുടെയും bയുടെയും ഗുണന ഫലം സ്ക്രീനിൽ കാണിക്കുന്നു
എങ്ങനെ ഈ ഓപ്പറേറ്റർസ് പ്രവർത്തിക്കുമെന്ന് നോക്കാം
ഈ വരികൾ കമന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക
c എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുക
ഞാനെന്റെ ഫയൽ arithmeticസി എന്ന് സേവ് ചെയ്യുന്നു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
കോഡ് കംപൈൽ ചെയ്യാൻ ഇങ്ങനെ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക
ജിസിസി സ്പേസ് അരിത്മെറ്റിക് ഡോട്ട് c സ്പേസ് മൈനസ് o സ്പേസ് അരിത്ത് എന്റർ പ്രസ് ചെയ്യുക
കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ arith ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു
ഇങ്ങനെ കാണുന്നു സും ഓഫ് 5 ആൻഡ് 2 ഐഎസ് 700
പ്രൊഡക്ട് ഓഫ് 5 ആൻഡ് 2 ഐഎസ് 1000
സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ നിങ്ങൾ തനിയെ ശ്രമിച്ചു നോക്കുക
അഡിഷൻ ഓപ്പറേറ്റർ മാറ്റി സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുക്കുക
3 എന്ന ഫലം കിട്ടണം
പ്രോഗ്രാമിലെ അവസാന സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം
ഇപ്പോൾ ഹരണത്തിനായുള്ള കോഡ് വിശദീകരിക്കാം
ഇവിടങ്ങളിൽ നിന്ന് മൾട്ടി ലൈൻ കമന്റ് നീക്കം ചെയ്യുക
ഈ സ്റ്റേറ്റ്മെന്റിൽ സി a യുടെയും b യുടെയും ഇന്റഗർ ഹരണ ഫലം ഉൾകൊള്ളുന്നു
ഇന്റഗർ ഹരണത്തിൽ ദശാംശ ഭാഗം പരിഗണിക്കുന്നില്ല
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് ഹരണത്തിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു
ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ റിയൽ ഹരണം നടത്തുന്നു
ഇവിടെ operandൽ ഒരെണ്ണം ഫ്ലോട്ട് ആയി കാസ്റ്റ് ചെയ്യണം
വേരിയബിൾ a ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു
ഒറ്റ operationന് വേണ്ടി അ ഫ്ലോട്ട് ആയി പ്രവർത്തിക്കുന്നു
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് റിയൽ ഹരണത്തിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു
റിട്ടർൻ 0 ടൈപ്പ് ചെയ്ത് അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ് ഇടുക
സേവ് ക്ലിക്ക് ചെയ്യുക
കോഡ് കംപൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായി ടെർമിനലിലേക്ക് തിരിച്ച് വരിക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് അരിത്മെറ്റിക് ഡോട്ട് c മൈനസ് o സ്പേസ് അരിത്ത് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായി arith ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കുന്നു
മുൻപത്തെ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർസ് ന്റെ ഔട്ട്പുട്ടിന് ശേഷമുള്ളത് ഇങ്ങനെയാണ്
ഇന്റഗർ ഡിവിഷൻ ഓഫ് 5 ബി 2 ഐഎസ് 2
ഇന്റഗർ ഹരണത്തിൽ ദശാംശ ഭാഗം നീക്കം ചെയ്യപ്പെട്ടത് കാണാം
അടുത്തത് റിയൽ ഡിവിഷൻ ഓഫ് 5 ബി 2 ഐഎസ് 25
റിയൽ ഹരണത്തിൽ ഫലം പ്രതീക്ഷിച്ച പോലെയാണ്
ഇത് ലഭിക്കുന്നതിനായി നമ്മൾ ടൈപ്പ് കാസ്റ്റിങ് ഉപയോഗിച്ചു
ഇതേ പ്രോഗ്രാം Cൽ എഴുതാം
ഇതേ കോഡ് Cലും ഉപയോഗിക്കാൻ കഴിയുമോയെന്ന് നോക്കാം
ശ്രമിക്കാം എഡിറ്ററിലേക്ക് തിരിച്ചു പോവുക
ഇവിടെ ഒരു C കോഡ് ഉണ്ട്
ശ്രദ്ധിക്കു ഹെഡർ C ഫയൽ ഹെഡറിൽ നിന്നും വ്യത്യസ്തമാണ്
നെയിംസ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്
അത് പോലെ Cലെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റാണ് കൌട്ട്
ഇത്തരം വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ രണ്ട് കോഡും ഒരേ പോലെയാണ്
സേവ് ക്ലിക്ക് ചെയ്യുക
cpp എന്ന എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുന്നുവെന്ന് ഉറപ്പു വരുത്തുക
ഫയൽ arithmeticസിപിപി എന്ന് സേവ് ചെയ്തു
കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഫലം നോക്കുക
ടെർമിനൽ തുറന്ന് g സ്പേസ് അരിത്മെറ്റിക് ഡോട്ട് സിപിപി സ്പേസ് മൈനസ് o അരിത്ത് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക

കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അരിത്ത് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇവിടെ ഔട്ട്പുട്ട് കാണിക്കുന്നു
ഫലം C പ്രോഗ്രാമിലേത് പോലെയാണെന്ന് കാണാം
ഒറ്റ വ്യത്യാസം ഔട്ട്പുട്ടിന്റെ പ്രിസിഷൻസ് മാത്രമാണ്
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് അരിത്മെറ്റിക് operatorsനെ കുറിച്ച്
ഒരു അസ്സിഗ്ന്മെന്റ്
മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന പ്രോഗ്രാം എഴുതുക
ഒരു ഹരണത്തിന്റെ ശിഷ്ടം കാണാൻ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു
c a160 b നിങ്ങൾക്ക് ലഭിക്കേണ്ട ഫലം 1
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക